പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്ക്കാരം
നമുക്കെല്ലാം ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നാം കഴിഞ്ഞയാഴ്ച കൈവരിച്ചു
നിങ്ങൾ കേട്ടിരിക്കും ഭാരതം കഴിഞ്ഞയാഴ്ച 400 ബില്യൺ ഡോളർ അതായത് 30 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി ലക്ഷ്യം കൈവരിച്ചു
ആദ്യം കേൾക്കുമ്പോൾ തോന്നും അത് സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന്
പക്ഷേ അത് സമ്പദ്വ്യവസ്ഥയെക്കാളുപരി ഭാരതത്തിന്റെ കഴിവിനോടും ശക്തിയോടും ബന്ധപ്പെട്ട കാര്യമാണ്
ഒരുകാലത്ത് ഭാരതത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ കണക്ക് ചിലപ്പോൾ 100 ബില്യൺ ചിലപ്പോൾ 150 ബില്യൺ മറ്റുചിലപ്പോൾ 200 ബില്യൺ വരെ ആകുമായിരുന്നു
ഇപ്പോഴാകട്ടെ ഭാരതം 400 ബില്യൺ ഡോളറിൽ എത്തിച്ചേർന്നിരിക്കുന്നു
ലോകത്താകമാനം ഭാരതത്തിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്കുള്ള ആവശ്യം വർദ്ധിച്ചുവരുന്നു എന്നതാണ് ഒരു വസ്തുത
മറ്റൊരു കാര്യം ഭാരതത്തിന്റെ വിതരണശൃംഖല ദിനംപ്രതി ശക്തിപ്പെട്ടു വരുന്നു എന്നതാണ്
അത് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്
സ്വപ്നങ്ങളേക്കാൾ വലിയ ദൃഢനിശ്ചയങ്ങളുണ്ടാകുമ്പോഴാണ് രാഷ്ട്രം വലിയ ചുവടുവെയ്പ് നടത്തുന്നത്
ദൃഢനിശ്ചയങ്ങൾ നിറവേറ്റുന്നതിനായുള്ള ആത്മാർത്ഥ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദൃഢനിശ്ചയങ്ങൾ സഫലമായിത്തീരുന്നു
ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്
ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയവും പ്രയത്നങ്ങളും അയാളുടെ സ്വപ്നങ്ങളേക്കാൾ വലുതാകുമ്പോൾ വിജയം സ്വയം അയാളെ തേടിയെത്തുന്നു
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്തുനിന്ന് പുതിയ പുതിയ ഉല്പ്പന്നങ്ങൾ വിദേശത്തേക്ക് പോകുന്നു
അസമിലെ ഹൈലാകാൻഡിയിലെ തുകൽ ഉല്പ്പന്നങ്ങളാകട്ടെ ഉസ്മാനാബാദിലെ കൈത്തറി ഉല്പ്പന്നങ്ങളാകട്ടെ ബീജാപുരിലെ പഴങ്ങളും പച്ചക്കറികളുമാകട്ടെ ചന്ദോലിയിലെ കറുത്ത അരിയാകട്ടെ എല്ലാറ്റിന്റെയും കയറ്റുമതി വർദ്ധിച്ചുവരികയാണ്
ഇപ്പോൾ നിങ്ങൾക്ക് ലഡാക്കിലെ ലോകപ്രസിദ്ധമായ ആപ്രിക്കോട്ട് ദുബായിൽ ലഭിക്കും
തമിഴ്നാട്ടിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ സൌദി അറേബ്യയിലും ലഭിക്കുന്നു
പുതിയ പുതിയ ഉല്പ്പന്നങ്ങൾ പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത
ഉത്തരാഖണ്ഡിലും ഹിമാചലിലും വിളയുന്ന തിന വർഗ്ഗത്തിൽപ്പെട്ട ധാന്യങ്ങളുടെ ആദ്യ ലോഡ് ഡെന്മാർക്കിലേക്ക് കയറ്റി അയക്കപ്പെട്ടു
ആന്ധ്രപ്രദേശിലെ കൃഷ്ണ ചിറ്റൂർ ജില്ലകളിലെ ബംഗനപ്പള്ളി സുവർണ്ണരേഖ എന്നീ ഇനം മാമ്പഴങ്ങൾ ദക്ഷിണകൊറിയയിലേക്ക് കയറ്റി അയക്കപ്പെട്ടു
ത്രിപുരയിൽ നിന്ന് ചക്ക വ്യോമമാർഗ്ഗം ലണ്ടനിലേക്ക് കയറ്റി അയച്ചു
നാഗാലാൻഡിലെ രാജാ മുളകും ഇദംപ്രദമായി ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്തു
അതുപോലെ ഗുജറാത്തിൽ നിന്നും ഭാലിയ ഗോതമ്പിന്റെ ആദ്യലോഡ് കെനിയയിലേക്കും ശ്രീലങ്കയിലേക്കും കയറ്റുമതി ചെയ്യപ്പെട്ടു
അതായത് ഇപ്പോൾ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻ നിർമ്മിത ഉല്പ്പന്നങ്ങൾ മുൻപുണ്ടായിരുന്നതിനേക്കാളേറെ കാണാൻ കഴിയും
സുഹൃത്തുക്കളേ ഈ ലിസ്റ്റ് വളരെ വലുതാണ്
ഈ ലിസ്റ്റ് എത്രമാത്രം വലുതാകുന്നോ അത് ഇന്ത്യൻ നിർമ്മിത ഉല്പ്പന്നങ്ങളുടെ കരുത്തിനെ സൂചിപ്പിക്കുന്നു
ഇന്ത്യയുടെ കരുത്തിനെ സൂചിപ്പിക്കുന്നു
ആ കരുത്തിന്റെ കാരണക്കാർ നമ്മുടെ കൃഷിക്കാർ നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ നെയ്ത്തുകാർ നമ്മുടെ എഞ്ചിനീയർമാർ നമ്മുടെ ചെറുകിട സംരംഭകർ നമ്മുടെ എം എസ് എം ഇ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവരാണ്
ഇവരെല്ലാമാണ് ഈ നേട്ടത്തിന്റെ യഥാർത്ഥ കരുത്ത്
ഇവരുടെ പ്രയത്നഫലമായിത്തന്നെയാണ് 400 ബില്യൺ ഡോളറിന്റെ കയറ്റുമതിലക്ഷ്യം നമുക്ക് നേടാനായത്
ഇന്ത്യക്കാരുടെ ഈ കരുത്ത് അഥവാ സാമർത്ഥ്യം ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലും പുത്തൻ കമ്പോളങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നു
ഓരോ ഇന്ത്യക്കാരനും തദ്ദേശീയതയ്ക്കു വേണ്ടി ശബ്ദമുയർത്തിയാൽ അതായത് ലോക്കൽ ഫോർ വോക്കൽ ആയാൽ ലോക്കൽ ഗ്ലോബൽ ആയി മാറാൻ അധികം താമസമെടുക്കില്ല
വരൂ നമുക്കെല്ലാം ചേർന്ന് ലോക്കലിനെ ഗ്ലോബൽ ആക്കാം
നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കാം
സുഹൃത്തുക്കളേ ഗാർഹികതലത്തിലും നമ്മുടെ ചെറുകിട സംരംഭകർ വലിയ വിജയം നേടുന്നു എന്ന അഭിമാനകരമായ കാര്യം കേൾക്കുമ്പോൾ മൻ കി ബാത്തിലെ ശ്രോതാക്കൾക്ക് സന്തോഷം അനുഭവപ്പെടും
ഇന്ന് സർക്കാരിന്റെ ചെറിയ തോതിലുള്ള ക്രയവിക്രയങ്ങൾക്ക് ഗവൺമെന്റ് ഇമാർക്കറ്റ് പ്ലെയ്സ് അതായത് ഗെം വലിയ പങ്കു വഹിക്കുന്നുണ്ട്
ടെക്നോളജിയിലൂടെ പലകാര്യങ്ങളുടെയും സുതാര്യത വികസിതമായിട്ടുണ്ട്
കഴിഞ്ഞവർഷം ഗെം പോർട്ടൽ വഴി ഗവണ്മെന്റ് ഒരുലക്ഷം കോടി രൂപയിലധികം സാധനങ്ങൾ വാങ്ങിച്ചു
ദേശത്തിന്റെ പലഭാഗങ്ങളിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം അദ്ധ്വാനികളും ചെറുകിട കച്ചവടക്കാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റിന് നേരിട്ട് വിൽക്കുകയുണ്ടായി
വലിയ കമ്പനികൾ മാത്രം ഗവൺമെന്റിന് ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന ഒരു കാലമുണ്ടായിരുന്നു
എന്നാൽ ഇപ്പോൾ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്
പഴയ വ്യവസ്ഥിതികളും മാറിക്കൊണ്ടിരിക്കുന്നു
ഇന്ന് ചെറിയ കച്ചവടക്കാർക്കും ഗെം പോർട്ടൽ വഴി തങ്ങളുടെ സാധനങ്ങൾ സർക്കാരിന് വിൽക്കാൻ സാധിക്കുന്നു
ഇതുതന്നെയാണ് പുതിയ ഭാരതം
ഇവർ വലിയ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല ചെയ്യുന്നത് ആ ലക്ഷ്യപൂർത്തീകരണത്തിനുള്ള ധൈര്യവും കാണിക്കുന്നു
ഇതിനുമുൻപ് ഇവർക്ക് ഇതിന് കഴിയുമായിരുന്നില്ല
ഈ ധീരതയെ ആശ്രയിച്ച് നമ്മൾ ഭാരതീയർ ഒത്തുചേർന്ന് സ്വയംപര്യാപ്ത ഭാരതമെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കും
പ്രിയപ്പെട്ട ദേശവാസികളേ അടുത്തിടെ നടന്ന പത്മ പുരസ്കാര വിതരണ ചടങ്ങിൽ നിങ്ങൾ ബാബാ ശിവാനന്ദ്ജിയെ തീർച്ചയായും കണ്ടുകാണും
126 വയസ്സിന്റെ ഉത്സാഹം അദ്ദേഹത്തിൽ ദർശിച്ച് എന്നെപ്പോലെ നിങ്ങളും അതിശയിച്ചിട്ടുണ്ടാകും
കണ്ണടയ്ക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം നന്ദി മുദ്രയിൽ പ്രണാമം നടത്തുന്നത് ഞാൻ കണ്ടു
ഞാനും ബാബാ ശിവാനന്ദ്ജിയെ പലപ്രാവശ്യം തലകുനിച്ച് പ്രണമിച്ചു
126 വയസ്സും ബാബാ ശിവാനന്ദ്ജിയുടെ ശാരീരികക്ഷമതയും ഇന്ന് നാട്ടിൽ ചർച്ചാവിഷയമാണ്
ബാബാ ശിവാനന്ദ്ജി തന്റെ നാലിലൊന്ന് മാത്രം പ്രായമുള്ളവരേക്കാൾ ആരോഗ്യവാനാണ് എന്ന രീതിയിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പല ആളുകളുടെയും കമന്റ് ഞാൻ കണ്ടു
വാസ്തവത്തിൽ ബാബാ ശിവാനന്ദ്ജിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ്
ഞാൻ അദ്ദേഹത്തിന് ദീർഘായുസ്സ് നേരുന്നു
അദ്ദേഹത്തിന് യോഗയോട് ഒരു അഭിവാഞ്ജയുണ്ട്
ആരോഗ്യകരമായ ജീവിതശൈലിയാണ് അദ്ദേഹത്തിന്റേത്
ജീവേമ ശരദഃ ശതം
നമ്മുടെ സംസ്കാരം എല്ലാവർക്കും നൂറുവർഷത്തെ സ്വസ്ഥ ജീവിതമാണ് ആശിർവദിക്കുന്നത്
നമ്മൾ ഏപ്രിൽ ഏഴാം തീയതി ലോക ആരോഗ്യദിനമായിട്ട് ആചരിക്കും
ആരോഗ്യപരിപാലനത്തിനായി യോഗ ആയുർവേദം എന്നീ ഭാരതീയമായ കാഴ്ചപ്പാടുകളോട് ഇന്ന് ലോകം മുഴുവൻ താൽപ്പര്യം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം
കഴിഞ്ഞ ആഴ്ച നടന്ന യോഗ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും
ഇതിൽ 114 രാജ്യങ്ങളിലെ പൌരന്മാർ പങ്കെടുത്ത് ഒരു പുതിയ ലോക റെക്കോർഡ് തന്നെ ഉണ്ടാക്കി
ഇതുപോലെ തന്നെ ആയുഷ് വ്യവസായത്തിന്റെ കമ്പോളവും നിരന്തരം വികസിക്കുകയാണ്
ആറു വർഷങ്ങൾക്കു മുൻപ് ആയുർവേദ മരുന്നുകളുടെ വിപണനം ഇരുപത്തിരണ്ടായിരം കോടി രൂപക്ക് അടുത്തായിരുന്നു
ഇന്ന് ആയുഷ് നിർമ്മാണ വ്യവസായം ഏതാണ്ട് ഒരുലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു
അതായത് ഈ മേഖലയിൽ സാധ്യതകൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു
സ്റ്റാർട്ടപ് ലോകത്തും ആയുഷ് ആകർഷണ വിഷയമായിക്കൊണ്ടിരിക്കുന്നു
സുഹൃത്തുക്കളേ ആരോഗ്യമേഖലയിലെ മറ്റു സ്റ്റാർട്ടപ്പുകളെപ്പറ്റി ഞാൻ മുൻപും പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്
എന്നാൽ ഇപ്രാവശ്യം ആയുഷ് സ്റ്റാർട്ടപ്പിന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നു
ഒരു സ്റ്റാർട്ടപ് ആണ് കപിവ
ഇതിന്റെ പേരിൽത്തന്നെ ഇതിന്റെ ഉദ്ദേശ്യം അടങ്ങിയിട്ടുണ്ട്
ഇതിന്റെ ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഫം ആണ്
പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിത്തം
വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാതം
ഈ സ്റ്റാർട്ടപ് നമ്മുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച ആരോഗ്യകരമായ ഭക്ഷണരീതിയിൽ അധിഷ്ഠിതമാണ്
മറ്റൊരു സ്റ്റാർട്ടപ് ആണ് നിരോഗ് സ്ട്രീറ്റ്
ഇത് ആയുർവേദ ഹെൽത്ത്കെയർ ഇക്കോ സിസ്റ്റത്തിലെ ഒരു വിശിഷ്ട സങ്കല്പമാണ്
ഇതിലെ ടെക്നോളജി ഡ്രിവൺ പ്ലാറ്റ്ഫോം ലോകമെമ്പാടുമുള്ള ആയുർവേദ ഡോക്ടർമാരെ നേരിട്ട് ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു
അമ്പതിനായിരത്തിലധികം പ്രാക്ടീഷണർമാർ ഇതിൽ പ്രവർത്തിക്കുന്നു
ഇതുപോലെ തന്നെ ആത്രേയ ഇന്നവേഷൻസ് ഒരു ഹെൽത്ത്കെയർ ടെക്നോളജി സ്റ്റാർട്ടപ് ആണ്
ഇത് ഹോളിസ്റ്റിക് വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു
ഇക്സോറിയൽ അശ്വഗന്ധത്തിന്റെ സാധ്യതകളെ കുറിച്ച് അറിവ് നൽകുക മാത്രമല്ല നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു
ക്യുവർവേദ പച്ചമരുന്നുകളിൽ ആധുനിക ഗവേഷണത്തെയും പരമ്പരാഗത അറിവിനെയും ഏകോപിപ്പിച്ച് ഹോളിസ്റ്റിക് ലൈഫിനു വേണ്ടി ഡയറ്ററി സപ്ലിമെന്റ്സ് നിർമ്മിക്കുന്നു
സുഹൃത്തുക്കളേ ഞാൻ കുറച്ചു പേരുകൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞുള്ളൂ
ഈ പട്ടിക വളരെ നീണ്ടതാണ്
ഇവ ഭാരതത്തിലെ യുവ സംരംഭകരുടെയും പുത്തൻ സാധ്യതകളുടെയും പ്രതീകങ്ങളാണ്
എനിക്ക് ആരോഗ്യമേഖലയിലെ സ്റ്റാർട്ടപ്പുകളോട് വിശേഷിച്ച് ആയുഷ് സ്റ്റാർട്ടപ്പുകളോട് താൽപ്പര്യമുണ്ട്
നിങ്ങൾ ഏത് ഓൺലൈൻ പോർട്ടൽ ഉണ്ടാക്കിയാലും അതിന്റെ ഉള്ളടക്കം എന്തായാലും അത് ലോകം സംസാരിക്കുന്ന എല്ലാ പ്രധാന ഭാഷകളിലും കൊണ്ടുവരാൻ പരിശ്രമിക്കണം
ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഇത്രത്തോളം അറിയാത്ത അനേകം രാഷ്ട്രങ്ങളുണ്ട്
ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളേയും മുന്നിൽ കണ്ടുകൊണ്ട് ഇവ പ്രചരിപ്പിക്കാൻ ശ്രദ്ധിക്കണം
ഭാരതത്തിന്റെ ആയുഷ് സ്റ്റാർട്ടപ്പുകൾ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളോടെ അതിവേഗം ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
സുഹൃത്തുക്കളേ ആരോഗ്യം ശുചിത്വത്തോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു
മൻ കി ബാത്തിൽ നമ്മൾ ശുചിത്വത്തിനായി പ്രവർത്തിക്കുന്നവരുടെ പ്രയത്നങ്ങളെപ്പറ്റിയും പരാമർശിക്കാറുണ്ട്
ഇങ്ങനെയുള്ള ഒരാളാണ് ശ്രീ ചന്ദ്രകിശോർ പാട്ടീൽ
ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ നാസിക് നിവാസിയാണ്
ശുചിത്വത്തെകുറിച്ച് വളരെ ഗഹനമായ കാഴ്ചപ്പാടാണ് ഇദ്ദേഹത്തിന്റേത്
ഇദ്ദേഹം ഗോദാവരീ നദീതീരത്ത് നിന്നുകൊണ്ട് നദിയിലേക്ക് മാലിന്യം എറിയരുതെന്ന് ജനങ്ങളെ ഉപദേശിക്കുന്നു
ആരെങ്കിലും മാലിന്യമെറിയാൻ ശ്രമിക്കുന്നത് കണ്ടാൽ അദ്ദേഹം പെട്ടെന്നു തന്നെ തടയുന്നു
ശ്രീ ചന്ദ്രകിശോർ ഇക്കാര്യത്തിനായിട്ട് അദ്ദേഹത്തിന്റെ അധിക സമയവും വിനിയോഗിക്കുന്നു
വൈകുന്നേരമാവുമ്പോഴേക്ക് ആളുകൾ നദിയിലെറിയാൻ കൊണ്ടുവന്ന മാലിന്യങ്ങളുടെ കൂമ്പാരം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കാണാം
ശ്രീ ചന്ദ്രകിശോറിന്റെ ഈ പ്രവൃത്തി ജനങ്ങളിൽ ജാഗ്രത ഉണർത്തുകയും ശുചിത്വപാലനത്തിനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്നു
ഇതുപോലെ ശുചിത്വമാഗ്രഹിക്കുന്ന ആളാണ് ഒഡീഷയിലെ പുരി നിവാസിയായ ശ്രീ രാഹുൽ മഹാറാണ
രാഹുൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ തന്നെ പുരിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റുന്നു
അദ്ദേഹം ഇതിനകം നൂറുകണക്കിന് കിലോ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്
പുരിയിലെ ശ്രീ രാഹുൽ ആയാലും നാസിക്കിലെ ശ്രീ ചന്ദ്രകിശോർ ആയാലും നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു
ഒരു പൌരൻ എന്ന നിലയിൽ നാം നമ്മുടെ കടമകൾ ചെയ്യണം
ശുചിത്വമാകട്ടെ പോഷണമാകട്ടെ കുത്തിവെയ്പ്പാകട്ടെ ഇവയെല്ലാം ആരോഗ്യവാന്മാരായിരിക്കാൻ നമ്മെ സഹായിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളെ നമുക്ക് കേരളത്തിലെ ശ്രീ മുപ്പത്തടം നാരായണനെപ്പറ്റി പറയാം
അദ്ദേഹം പോട്ട് ഫോർ വാട്ടർ ഓഫ് ലൈഫ് അതായത് ജീവജലത്തിന് ഒരു മൺപാത്രം എന്ന പേരിൽ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്
നിങ്ങൾ ഇതെപ്പറ്റി അറിയുമ്പോൾ അത്ഭുതപ്പെടും
സുഹൃത്തുക്കളേ ശ്രീ മുപ്പത്തടം നാരായണൻ പക്ഷിമൃഗാദികൾക്ക് വേനൽക്കാലത്ത് ദാഹജലം ലഭ്യമാക്കാൻ മൺപാത്രങ്ങൾ വിതരണം ചെയ്യുക എന്ന ദൌത്യം നിർവ്വഹിക്കുന്നു
ചൂടിൽ പക്ഷിമൃഗാദികളുടെ വിവശത കണ്ടിട്ട് അദ്ദേഹം അസ്വസ്ഥനാകുമായിരുന്നു
തനിക്ക് എന്തുകൊണ്ട് മൺപാത്രങ്ങൾ വിതരണം ചെയ്തുകൂടാ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ ആ പാത്രങ്ങളിൽ വെള്ളം നിറച്ചുവെച്ചാൽ മാത്രം മതിയല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി
ശ്രീ നാരായണൻ ഇതുവരെ വിതരണം ചെയ്ത മൺപാത്രങ്ങളുടെ എണ്ണം ഒരുലക്ഷം കടക്കാൻ പോകുന്നു എന്ന കാര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും
തന്റെ ദൌത്യത്തിലെ ഒരുലക്ഷം തികയ്ക്കുന്ന ആ പാത്രം അദ്ദേഹം ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമത്തിന് നൽകും
വേനൽ തീക്ഷ്ണമാകുന്ന ഈ സമയത്ത് ശ്രീ നാരായണന്റെ പ്രവൃത്തി നമുക്ക് തീർച്ചയായും പ്രചോദനമാകും
നാമും ഈ ചൂടിൽ പക്ഷിമൃഗാദികൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടണം
സുഹൃത്തുക്കളേ മൻ കി ബാത്തിലെ ശ്രോതാക്കളോടും തങ്ങളുടെ ദൃഢനിശ്ചയങ്ങൾ ആവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്
ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നാം ചെയ്യണം
കൂടാതെ ജലത്തിന്റെ പുനഃചംക്രമണത്തിലും നാം അത്രതന്നെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്
വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ജലം ചെടികൾക്ക് പ്രയോജനപ്പെടും
അങ്ങനെ ആ ജലം വീണ്ടും ഉപയോഗപ്പെടുത്താം
അൽപ്പമൊന്നു ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്വന്തം വീടുകളിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം
ശതാബ്ദങ്ങൾക്കുമുൻപ് റഹീം ഇപ്രകാരം പറഞ്ഞു രഹിമൻ പാനി രാഖിയേ ബിൻ പാനി സബ് സൂൻ
അതായത് ജലത്തെ സംരക്ഷിക്കുക ജലമില്ലെങ്കിൽ മറ്റെല്ലാം ശൂന്യമാണ്
ജലം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കുട്ടികളിൽ വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്
ശുചിത്വപാലനത്തെ നമ്മുടെ കുട്ടികൾ ഒരു പ്രസ്ഥാനമാക്കി എടുത്തതു പോലെ ജല പോരാളികളായി ജലത്തെ സംരക്ഷിക്കുന്നതിലും സഹായികളായി മാറാൻ അവർക്ക് സാധിക്കും
സുഹൃത്തുക്കളേ ശതാബ്ദങ്ങളായി ജലസംരക്ഷണം ജലസ്രോതസ്സുകളുടെ സുരക്ഷ എന്നിവ നമ്മുടെ നാടിന്റെ സാമൂഹിക സ്വഭാവത്തിന്റെ ഭാഗമാണ്
നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ജലസംരക്ഷണത്തെ ജീവിതദൌത്യമാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്
ശ്രീ അരുൺ കൃഷ്ണമൂർത്തി ചെന്നൈയിലെ ഒരു സുഹൃത്താണ്
ശ്രീ അരുൺ തന്റെ പ്രദേശത്തെ കുളങ്ങളെയും തടാകങ്ങളെയും വൃത്തിയാക്കുന്ന യത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്
150 ലേറെ കുളങ്ങളും തടാകങ്ങളും വൃത്തിയാക്കുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയും വിജയകരമാക്കി പൂർത്തീകരിക്കുകയും ചെയ്തു
അതുപോലെ ശ്രീ രോഹൻ കാലേ മഹാരാഷ്ട്രയിലെ ഒരു ചങ്ങാതിയാണ്
ശ്രീ രോഹൻ കാലേ ഒരു എച്ച് ആർ പ്രൊഫഷണലാണ്
മഹാരാഷ്ട്രയിലെ നൂറുകണക്കിന് സ്റ്റെപ്വെൽസ് അതായത് പടിക്കെട്ടുകളുള്ള പഴയ കിണറുകളുടെ സംരക്ഷണത്തിന്റെ ശ്രമകരമായ ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇദ്ദേഹം
ഇവയിലെ അനേകം കിണറുകൾ നൂറുകണക്കിന് വർഷം പഴക്കമുള്ളവയാണ്
അവ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്
അപ്രകാരമുള്ള ഒരു സ്റ്റെപ്വെൽ ആണ് സെക്കന്തരാബാദിലെ ബൻസിലാൽപേട്ടിലുമുള്ളത്
വർഷങ്ങളായുള്ള ഉപേക്ഷ കാരണം ആ സ്റ്റെപ്വെൽ മണ്ണും ചപ്പുചവറുകളും കൊണ്ട് മൂടിപ്പോയി
എന്നാൽ ആ സ്റ്റെപ്വെല്ലിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ദൌത്യം ജനപങ്കാളിത്തത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്
സുഹൃത്തുക്കളേ എല്ലായ്പ്പോഴും ജലദൌർലഭ്യം അനുഭവപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനത്തുനിന്നാണ് ഞാൻ വരുന്നത്
ഗുജറാത്തിൽ സ്റ്റെപ്വെല്ലുകളെ വാവ് എന്നു വിളിക്കുന്നു
വാവിന്റെ പ്രസക്തി വലുതാണ്
ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനത്ത് ഈ കിണറുകളേയും പടികളുള്ള ആഴക്കിണറുകളെയും സംരക്ഷിക്കുന്നതിൽ ജലമന്ദിർ യോജന വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്
ഗുജറാത്തിലെ ഇത്തരം അനേകം കിണറുകളെ അത് പുനരുജ്ജീവിപ്പിച്ചു
ആ പ്രദേശങ്ങളിലെ ജലനിരപ്പ് വർദ്ധിക്കാനും അത് ഏറെ സഹായിച്ചു
ആ ദൌത്യം നിങ്ങൾക്കും പ്രാദേശികതലത്തിൽ നിർവ്വഹിക്കാൻ കഴിയും
ചെക് ഡാം നിർമ്മാണത്തിലും മഴവെള്ള സംഭരണത്തിലും വ്യക്തിപരമായ പ്രയത്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്
ഒപ്പം സാമൂഹികമായ പ്രയത്നവും അനിവാര്യമാണ്
ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഈ അവസരത്തിൽ നമ്മുടെ നാടിന്റെ ഓരോ ജില്ലയിലും കുറഞ്ഞത് 75 അമൃത സരോവരങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും
നിങ്ങളെല്ലാം ഇതിനായി പരിശ്രമങ്ങൾ നടത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങൾ നിരവധി ഭാഷകളിൽ എനിക്കു ലഭിക്കുന്നുവെന്നതാണ് മൻ കി ബാത്തിന്റെ വൈശിഷ്ട്യങ്ങളിലൊന്ന്
അനേകം പേർ മൈ ഗോവ് യിൽ ഓഡിയോ സന്ദേശങ്ങൾ അയക്കുന്നു
ഭാരതത്തിന്റെ സംസ്കാരം നമ്മുടെ ഭാഷകൾ ഭഷാഭേദങ്ങൾ ജീവിതരീതികൾ ഭക്ഷണരീതികൾ ഇവയിലെല്ലാമുള്ള വൈവിധ്യങ്ങൾ നമ്മുടെ കരുത്താണ്
ഈ വൈവിധ്യം കിഴക്കു മുതൽ പടിഞ്ഞാറു വരെയും തെക്കു മുതൽ വടക്കുവരെയും ഭാരതത്തെ ഒന്നാക്കി നിർത്തുന്നു
ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം കെട്ടിപ്പടുക്കുന്നു
അതിലും നമ്മുടെ ഐതിഹാസിക സ്ഥലങ്ങളും പൌരാണിക കഥകളും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്
ഇക്കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതെന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും
അതിനുകാരണം മാധവ്പുർ മേളയാണ്
മാധവ്പുർ മേള എവിടെയാണ് നടക്കുന്നത് എന്തിനാണ് നടക്കുന്നത് ഭാരതത്തിന്റെ വൈവിധ്യവുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് മൻ കി ബാത്തിലെ ശ്രോതാക്കൾക്ക് ഏറെ രസകരമായിരിക്കും
സുഹൃത്തുക്കളേ മാധവ്പുർ മേള ഗുജറാത്തിലെ പോർബന്തറിലെ സമുദ്രതീര ഗ്രാമമായ മാധവ്പുരിലാണ് നടക്കുന്നത്
എന്നാൽ ഹിന്ദുസ്ഥാന്റെ കിഴക്കൻ അതിർത്തിയുമായും ഇതിന് ബന്ധമുണ്ട്
അതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും
അതിന്റെ ഉത്തരം ഒരു ഹിന്ദു പുരാണകഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ആയിരക്കണക്കിനു വർഷം മുൻപ് ശ്രീകൃഷ്ണഭഗവാന്റെ വിവാഹം വടക്കു കിഴക്ക് മേഖലയിലെ രാജകുമാരിയായ രുക്മിണിയുമായി നടന്നുവെന്ന് പറയപ്പെടുന്നു
പോർബന്തറിലെ മാധവ്പുരിലായിരുന്നു ആ വിവാഹം നടന്നത്
ആ വിവാഹത്തിന്റെ പ്രതീകമായി ഇന്നും അവിടെ മാധവ്പുർ മേള നടക്കുന്നു
കിഴക്കും പടിഞ്ഞാറുമായുള്ള ഈ ആഴത്തിലുള്ള ബന്ധം നമ്മുടെ പൈതൃക സ്വത്താണ്
കാലാനുസൃതമായി ജനങ്ങളുടെ പ്രയത്നഫലമായി മാധവ്പുർ മേളയിൽ പല പുതിയ കാര്യങ്ങളും നടക്കുന്നു
ഞങ്ങളുടെ ഇടയിൽ വധുവിന്റെ ബന്ധുക്കളെ ഘരാത്തി എന്നു വിളിക്കുന്നു
ഈ മേളയിൽ ഇപ്പോൾ വടക്കുകിഴക്കു നിന്നും ധാരാളം ഘരാത്തികളും പങ്കെടുക്കുന്നു
ഒരാഴ്ചവരെ നീണ്ടുനിൽക്കുന്ന മാധവ്പുർ മേളയിൽ വടക്കുകിഴക്കൻ മേഖലയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ എത്തിച്ചേരുന്നു
കരകൌശല കലാകാരന്മാരും പങ്കെടുക്കുന്നു
എല്ലാവരും ചേർന്ന് ഈ മേളയുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നു
ഒരാള്ച നീളുന്ന ഭാരതത്തിന്റെ കിഴക്കും പടിഞ്ഞാറും സംസ്കൃതികളുടെ ഈ മേളനം ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പ്പത്തിന്റെ മനോഹരമായ മാതൃക സൃഷ്ടിക്കുന്നു
നിങ്ങളും ഈ മേളയെക്കുറിച്ച് വായിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ രാജ്യത്ത് ആസാദി കാ അമൃത് മഹോത്സവ് ജനപങ്കാളിത്തത്തിന്റെ ഒരു പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ്
കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് മാർച്ച് 23 ന് രക്തസാക്ഷി ദിനത്തിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിലും അനേകം ആഘോഷങ്ങൾ നടക്കുകയുണ്ടായി
രാജ്യം സ്വാതന്ത്ര്യസമര നായകന്മാരെയും നായികമാരെയും ബഹുമാനപൂർവ്വം ഓർമ്മിക്കുകയുണ്ടായി
ആ ദിവസം എനിക്ക് കൽക്കട്ടയിലെ വിക്ടോറിയ മെമ്മോറിയലിലെ ബിപ്ലോബി ഭാരത് ഗാലറിയുടെ ഉദ്ഘാടനത്തിനുള്ള അവസരം ലഭിച്ചു
ഭാരതത്തിലെ വീര വിപ്ലവകാരികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്യപൂർവ്വമായ ഒരു ഗാലറിയാണത്
നിങ്ങളും അവസരം കിട്ടിയാൽ ഇത് കാണാൻ തീർച്ചയായും പോകണം
സുഹൃത്തുക്കളേ ഏപ്രിൽ മാസത്തിൽ നമ്മൾ രണ്ടു മഹാരഥന്മാരുടെ ജയന്തി ആഘോഷിക്കും
ഈ രണ്ടുപേരും ഭാരതീയ സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയവരാണ്
മഹാത്മാ ഫുലെ ബാബാ സാഹബ് അംബേദ്കർ എന്നിവരാണ് ഈ മഹാരഥന്മാർ
മഹാത്മാ ഫുലെ ജയന്തി ഏപ്രിൽ 11 നും ബാബാ സാഹേബ് ജയന്തി ഏപ്രിൽ 14 നും ആഘോഷിക്കും
ഇവർ രണ്ടുപേരും സാമൂഹ്യ വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ ഏറെ പൊരുതിയവരാണ്
മഹാത്മാ ഫുലെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങുകയും പെൺശിശുഹത്യയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു
ജലദൌർലഭ്യം ഇല്ലാതാക്കുന്നതിനും അദ്ദേഹം ഏറെ പ്രയത്നിച്ചു
സുഹൃത്തുക്കളേ മഹാത്മാ ഫുലെയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സാവിത്രിബായി ഫുലെയെയും പരാമർശിക്കേണ്ടത് ആവശ്യമാണ്
സാവിത്രിബായി ഫുലെ അനേകം സാമൂഹിക സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിന് പ്രധാന പങ്കുവഹിച്ചു
അദ്ധ്യാപിക സാമൂഹിക പരിഷ്ക്കർത്താവ് എന്നീ നിലകളിൽ അവർ സമൂഹത്തെ ഉദ്ബുദ്ധരാക്കുകയും ശാക്തീകരിക്കുകയും ചെയ്തു
അവർ രണ്ടുപേരും ചേർന്ന് സത്യശോധക് സമാജ് സ്ഥാപിച്ചു
ബാബാ സാഹേബ് അംബേദ്കറുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് മഹാത്മാ ഫുലെയുടെ സ്വാധീനം സ്പഷ്ടമായി കാണാനാകും
ഏതൊരു സമൂഹത്തിന്റെയും വികസനം അവിടത്തെ സ്ത്രീകളുടെ അവസ്ഥ കണ്ട് വിലയിരുത്താനാകുമെന്ന് അവർ പറയുമായിരുന്നു
മഹാത്മാ ഫുലെ സാവിത്രിബായി ഫുലെ ബാബാ സാഹേബ് അംബേദ്കർ എന്നിവരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് പെൺകുട്ടികളെ നിർബ്ബന്ധമായും പഠിപ്പിക്കണമെന്ന കാര്യം ഞാൻ എല്ലാ മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിക്കുകയാണ്
പെൺകുട്ടികളുടെ സ്കൂൾ പ്രവേശന സംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് കന്യാ ശിക്ഷ പ്രവേശ് ഉത്സവ് അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവേശനോത്സവം ആരംഭിച്ചിട്ടുണ്ട്
വിദ്യാഭ്യാസം ഇടയ്ക്കുവെച്ച് മുടങ്ങിയ പെൺകുട്ടികളെ വീണ്ടും സ്കൂളിൽ കൊണ്ടുവരുന്ന കാര്യത്തിലും ശ്രദ്ധചെലുത്തി വരുന്നു
സുഹൃത്തുക്കളെ ബാബാ സാഹിബിനോട് ബന്ധപ്പെട്ട അഞ്ച് പുണ്യകേന്ദ്രങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ്
അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മഹു മുംബൈയിലെ ചൈത്യഭൂമി ലണ്ടനിലെ അദ്ദേഹത്തിന്റെ വസതി നാഗ്പുരിലെ ദീക്ഷാ ഭൂമി ഡൽഹിയിലെ ബാബാ സാഹേബ് മഹാ പരിനിർവാൺ സ്ഥൽ എന്നിവിടങ്ങളിലെല്ലാം പോകാനുള്ള സൌഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്
മഹാത്മാ ഫുലെ സാവിത്രി ബായി ഫുലെ ബാബാ സാബേഹ് അംബേദ്കർ എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണമെന്ന് ഞാൻ മൻ കി ബാത്തിന്റെ ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുന്നു
നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ധാരാളം കാര്യങ്ങൾ പഠിക്കാനാകും
പ്രിയപ്പെട്ട ദേശവാസികളേ മൻ കി ബാത്തിൽ ഇപ്രാവശ്യവും നാം പല വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ചു
അടുത്തമാസം അനേകം ഉത്സവങ്ങളും ആഘോഷങ്ങളും വരികയാണ്
കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും നവരാത്രിയായി
നവരാത്രിയിൽ നാം വ്രതവും ഉപവാസവും അനുഷ്ഠിക്കുന്നു
ശക്തിപൂജ നടത്തുന്നു
അതായത് നമ്മുടെ പാരമ്പര്യം നമ്മെ ഉല്ലാസത്തോടൊപ്പം സംയമനവും പഠിപ്പിക്കുന്നു
സംയമനവും തപസ്യയും പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്സവം തന്നെയാണ്
അതുകൊണ്ടുതന്നെ നവരാത്രി എല്ലായ്പ്പോഴുമെന്ന പോലെ നമുക്കെല്ലാവർക്കും വിശിഷ്ടമാണ്
നവരാത്രിയിലെ ആദ്യദിവസം തന്നെ ഗുഡി പഡ്വ ഉത്സവമാണ്
ഏപ്രിൽ മാസം തന്നെ ഈസ്റ്ററും വരുന്നു
റംസാന്റെ പവിത്ര ദിനങ്ങളും ആരംഭിക്കുന്നു
എല്ലാവരെയും ചേർത്തു നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷിക്കാം
ഭാരതത്തിന്റെ വൈവിധ്യത്തെ ശക്തമാക്കാം
ഇതുതന്നെയാണ് എല്ലാവരുടെയും അഭിലാഷം
ഇപ്രാവശ്യത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം
അടുത്തമാസം പുതിയ വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം
വളരെ വളരെ നന്ദി